ലിബ്രെഓഫീസ് കാൽക് ഡേറ്റ ഫോർമാറ്റിംഗ് നെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലേക്കു സ്വാഗതം ഈ ട്യൂട്ടോറിയലില് നമ്മള് പഠിക്കുന്നത് ഫോര്മാറ്റിംഗ് ബോര്ഡേര്സ് ബാക്ഗ്രൌണ്ട് കളേര്സ്
ഓട്ടോമാറ്റിക് റാപ്പിങ് ഉപയോഗിച്ച് ടെക്സ്റ്റിലെ മള്ട്ടിപ്പില് ലൈന്സ് ഫോര്മാറ്റിംഗ് മെര്ജിംഗ് സെല്സ്
ടെക്സ്റ്റ് സെല്ലില് ഫിറ്റ് ആകുന്നതിനുള്ള ഷ്രിന്കിംഗ് ടെക്സ്റ്റ് ഇവിടെ നമ്മള് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയി ഉബണ്ടു ലിനക്സ് 1004 ഉം ലിബ്രെഓഫീസ് സ്യൂട്ട് വേര്ഷന് 334 ലും ഉപയോഗിക്കുന്നു
ആദ്യം നമുക്ക് ലിബ്രെഓഫീസ് കാല്ക്കിലെ ഫോര്മാറ്റിംഗ് ബോര്ഡേര്സിനെ കുറിച്ച് പഠിക്കാം
നമുക്ക് നമ്മുടെ പേര്സണല് ഫിനാന്സ് ട്രാക്കര്ods ഫയല് തുറക്കാം
ഒരു പ്രത്യേക സെല്ലിലോ അല്ലങ്കില് സെല്സിന്റെ ഒരു ബ്ലോക്കിലോ ബോർഡർ ഫോർമാറ്റിങ് ചെയ്യാം
ഉദാഹരണമായി സീരിയല് നമ്പര് ഐറ്റം കോസ്റ്റ് സ്പെന്റ് റിസീവ്ഡ് ഡേറ്റ് ആംപ് അക്കൌണ്ട് എന്നീ ഹെഡിംഗ്സ് ഉള്ള സെല്സ് നമുക്ക് ഫോര്മാറ്റ് ചെയ്യാം
അതിനായി ആദ്യം നമുക്ക് എസ്എന് എന്ന് സൂചിപ്പിച്ചിട്ടുള്ള സീരിയല് നമ്പര് എന്ന ഹെഡിംഗ് ഉള്ള സെല്ലില് ക്ലിക് ചെയ്യാം
ഇനി ഇടത് മൌസ് ബട്ടണ് അമര്ത്തിപ്പിടിച്ചുകൊണ്ട് അത് ഹെഡിംഗ്സ് ഉള്പ്പെടുന്ന സെല്ലുകളിലൂടെ ഡ്രാഗ് ചെയ്യുക
ഹെഡിംഗ് ഉള്പ്പെടുന്ന മുഴുവന് ഹോറിസോണ്ടല് റോ യും സെലക്ട് ചെയ്തു കഴിഞ്ഞ ശേഷം ഫോര്മാറ്റിംഗ് ടൂള് ബാറിലെ ബോര്ഡേര്സ് ഐക്കണില് ക്ലിക് ചെയ്യുക
പലവിധ ബോര്ഡര് സ്റ്റൈലുകള് ഉള്പ്പെടുന്ന ഒരു ഡ്രോപ് ഡൌണ് ബോക്സ് ഓപ്പണ് ചെയ്യുന്നു
ബോര്ഡേര്സില് നിങ്ങള് പ്രയോഗിക്കുവാന് ആഗ്രഹിക്കുന്ന സ്റ്റൈല്സില് ക്ലിക് ചെയ്യുക
ഞാന് അവസാന ഓപ്ഷനില് ക്ലിക് ചെയ്യാം
നമ്മള് സെലക്ട് ചെയ്ത സ്റ്റൈല് അനുസരിച്ച് ബോര്ഡേര്സ് ഫോര്മാറ്റ് ചെയ്യപ്പെട്ടതായി കാണാം
നമുക്ക് ഈ മാറ്റം ആണ് ഡു ചെയ്യാം
സെലക്ട് ചെയ്യപ്പെട്ട സെല്സ് ഇപ്പോഴും ഹൈലൈറ്റഡ് ആണ്
സെലക്ഷനില് റൈറ്റ് ക്ലിക് ചെയ്യുകയും ഫോര്മാറ്റ് സെല്സ് ഓപ്ഷന് തിരഞ്ഞെടുക്കുകയും ചെയ്യുക
ഇനി ബോറ്ഡേര്സ് ടാബില് ക്ലിക് ചെയ്യുക
ലൈന് അറേഞ്ച്മെന്റ് ലൈന് സ്പേസിംഗ് ടു കണ്ടന്റ്സ് കൂടാതെ ഷാഡോ സ്റ്റൈല് എന്നിവക്കുള്ള ഓപഷന്സ് നിങ്ങള് കാണും ഇവയിലോരോന്നിലും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് കാല്ക്കിന്റെ ഡിഫാള്ട്ട് സെറ്റിംഗ്സ് ആണ്
എന്നാല് ഒരുവന് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇവയിലേതും മാറ്റാന് കഴിയും
യൂസര് ഡിഫൈന്ഡ്നു കീഴെ സെലക്ഷന് കാണിക്കുന്ന ഒരു ചെറിയ പ്രിവ്യൂ വിന്ഡോ നിങ്ങള്ക്ക് കാണാം
ഡിഫാള്ട്ട് നു കീഴെയുള്ള മൂന്നാമത്തെ ഓപ്ഷന് ഞാന് തിരഞ്ഞെടുക്കുന്നു
അത് പ്രിവ്യൂ വിന്ഡോയില് പ്രതിഫലിച്ചതായി നിങ്ങള്ക്ക് കാണാം
ഞാന് സ്റ്റൈല് വിഡ്ത് ആംപ് കളര് എന്നിവ കൂടി മാറ്റാം
വീണ്ടും പ്രിവ്യൂ വിന്ഡോയില് വന്ന മാറ്റം ശ്രദ്ധിക്കുക
സ്പേസിംഗ് ടു കണ്ടന്റ് ഓപ്ഷന് സിങ്ക്രൊനൈസ് ഓപ്ഷന് ചെക് ചെയ്തു
അതിന്റെ അര്ത്ഥം എല്ലാ മാര്ജിനുകള്ക്കും ഒരുപോലുള്ള സ്പേസിംഗ് ബാധകമാകും എന്നാണ്
ഒരുവന് ഇത് അണ് ചെക് ചെയ്ത് മാര്ജിന് സ്പേസിംഗ് ആവശ്യകതയനുസരിച്ച് മാറ്റാവുന്നതാണ്
ഞാന് ടോപ് ആംപ് ബോട്ടം മാര്ജിന്സ് 14പിടി ആക്കി മാറ്റാം
വിവിധ ഷാഡോ സ്റ്റൈല്സ് സ്വന്തമായി കണ്ടെത്തുവാന് ഞാന് നിങ്ങളെ വിടുന്നു
ഓകെ യില് ക്ലിക് ചെയ്യുക
അത് സെലക്ടഡ് സെല്സില് തിരഞ്ഞെടുത്ത സ്റ്റൈല് ആക്കുന്നു
ബോര്ഡേര്സ് എങ്ങനെയാണ് ഫോര്മാറ്റ് ചെയ്യുക എന്ന് പഠിച്ചതിന് ശേഷം ഇപ്പോള് നമുക്ക് സെല്സിന് എങ്ങനെയാണ് ബാക്ഗ്രൌണ്ട് കളേര്സ് നല്കുക എന്ന് പഠിക്കാം സെല്സിന് ബാക്ഗ്രൌണ്ഡ് കളേര്സ് നല്കുന്നതിനായി കാല്ക് ഫോര്മാറ്റിംഗ് ടൂള് ബാറില് ബാക്ഗ്രൌണ്ഡ് കളര് എന്നു പേരുള്ള ഒരു ഓപ്ഷന് നല്കുന്നു
ഇപ്പോള് നമുക്ക് അത് എങ്ങനെയാണ് നടപ്പിലാകുന്നത് എന്ന് നോക്കാം
ഉദാഹരണമായി ഹെഡിംഗ്സ് ഉള്പ്പെടുന്ന സെല്ലുകള്ക്ക് നമുക്ക് ഒരു ബാക്ഗ്രൌണ്ഡ് കളര് നല്കാം
അതിനായി ആദ്യം നമുക്ക് എസ്എന് എന്ന് സൂചിപ്പിച്ചിട്ടുള്ള സീരിയല് നമ്പര് എന്ന ഹെഡിംഗ് ഉള്ള സെല്ലില് ക്ലിക് ചെയ്യാം
ഇനി ഇടത് മൌസ് ബട്ടണ് അമര്ത്തിപ്പിടിച്ചുകൊണ്ട് അത് ഹെഡിംഗ്സ് ഉള്പ്പെടുന്ന സെല്ലുകളിലൂടെ ഡ്രാഗ് ചെയ്യുക ഹെഡിംഗ് ഉള്പ്പെടുന്ന മുഴുവന് ഹോറിസോണ്ടല് റോ യും സെലക്ട് ചെയ്തു കഴിഞ്ഞ ശേഷം ഫോര്മാറ്റിംഗ് ടൂള് ബാറിലെ ബാക് ഗ്രൌണ്ഡ് കളര് ഓപ്ഷനില് ക്ലിക് ചെയ്യുക
ഒരു പോപ് അപ് മെനു ഓപ്പണ് ചെയ്യുന്നു അവിടെ ബാക് ഗ്രൌണ്ട് ആയി നിങ്ങള് ആഗ്രഹിക്കുന്ന കളര് നിങ്ങള്ക്ക് സെലക്ട് ചെയ്യുവാന് കഴിയും
നമുക്ക് ഗ്രേ കളറില് ക്ലിക് ചെയ്യാം
ഹെഡിംഗ്സിന്റെ സെല് ബാക്ഗ്രൌണ്ഡ് ഗ്രേ ആയതായി നിങ്ങള്ക്ക് കാണാം
ടെക്സ്റ്റിലെ മള്ട്ടിപ്പിള് ലൈന്സ് ഫോര്മാറ്റ് ചെയ്യുന്നതിനായി കാല്ക്ക് വിവിധ ഓപ്ഷന്സ് നല്കുന്നു
ആദ്യത്തേത് ഓട്ടോമാറ്റിക് റാപ്പിങ് ഉപയോഗിച്ചുള്ളതാണ്
ഓട്ടോമാറ്റിക് റാപ്പിങ് ഒരു സിംഗിള് സെല്ലില് മള്ട്ടിപ്പില് ലൈന്സ് എന്റര് ചെയ്യുവാന് ഒരു യൂസറെ അനുവദിക്കുന്നു
ഇത് എങ്ങനെയാണ് നടപ്പിലായത് എന്ന് നമുക്ക് നോക്കാ
ഇപ്പോള് നമുക്ക് പെര്സണല് ഫിനാന്സ് ട്രാക്കര്ods ഷീറ്റില് നമുക്ക് ഒഴിഞ്ഞ ഒരു സെല്ലില് ക്ലിക് ചെയ്യാം
ഉദാഹരണമായി നമുക്ക് സെല് നമ്പര് B12വില് ക്ലിക് ചെയ്യാം ഇനി സെല്ലില് ഒരു റൈറ്റ് ക്ലിക് ചെയ്തിട്ട് ഫോര്മാറ്റ് സെല്സ് ഓപ്ഷന് ക്ലിക് ചെയ്യുക
ഇനി ഡയലോഗ് ബോക്സിലെ അലൈന്മെന്റ് ടാബില് ക്ലിക് ചെയ്യുക ഡയലോഗ് ബോക്സിന്റെ അടിയിലുള്ള വ്രാപ് ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്ഷനിന് ക്ലിക് ചെയ്യുക പിന്നീട് ഓകെ ബട്ടണില് ക്ലിക് ചെയ്യുക ഇപ്പോള് നമ്മള് ടൈപ് ചെയ്യുക ഇറ്റ് ഈസ് എ പേര്സണല് ഫിനാന്സ് ട്രാക്കര്
ദിസ് ഈസ് വെരി യൂസ്ഫുള്
ഒന്നില കൂടുതൽ വരികൾഒരു സിംഗിള് സെല്ലില് വ്രാപ്ഡ് ആയതായി നിങ്ങള്ക്ക് കാണാം
നമുക്ക് ഈ മാറ്റങ്ങള് ആണ്ഡു ചെയ്യാം ഓട്ടോമാറ്റിക് വ്രാപ്പിംഗ്നെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മള് ഇപ്പോള് കാല്ക്കില് എങ്ങനെയാണ് സെല്സ് മെര്ജ് ചെയ്യുക എന്ന് പഠിക്കും
നമ്മുടെ പേര്സണല് ഫിനാന്സ് ട്രാക്കര്ods ഫയലില് സ്ന് എന്ന ഹെഡിംഗ് ഉള്ള സീരിയല് നമ്പര് ഉള്ക്കൊള്ളുന്ന സെല്സിനെ ബന്ധപ്പെട്ട ഐറ്റവുമായി മെര്ജ് ചെയ്യുവാന് നമ്മള് ആഗ്രഹിക്കുന്നുവെങ്കില് ആദ്യം സ്ന് എന്ന ഹെഡിംഗിന് കീഴിലുള്ള 1 എന്ന ഡേറ്റാ എന്ട്രിയില് ക്ലിക് ചെയ്യുക
ഇപ്പോള് കീ ബോര്ഡിലെ ഷിഫ്റ്റ് കീ അമര്ത്തി പിടിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഐറ്റം സാലറിഉള്ള സെല്ലില് ക്ലിക് ചെയ്യുക
ഇത് മെര്ജ് ചെയ്യേണ്ട രണ്ടു സെല്സ് ഹൈലൈറ്റ് ചെയ്യുന്നു
അടുത്തതായി മെനു ബാറിലെ ഫോര്മാറ്റ് ഓപ്ഷനില് ക്ലിക് ചെയ്യുക പിന്നീട് മെര്ജ് സെല് ഓപ്ഷനില് ക്ലിക് ചെയ്യുക
പോപ് അപ് ആവൂണ് സൈഡ് ബാറിലെ മെര്ജ് സെല്സ് ഓപ്ഷനില് ക്ലിക് ചെയ്യുക
രണ്ടു സെല്ലിലേയും ഉള്ളടക്കം ഒരു സിംഗിള് സെല്ലിലേക്ക് മാറ്റുവാന് പ്രത്യക്ഷമാകുന്ന ഡയലോഗ് ബോക്സിലെ യെസ് ഓപഷനില് ക്ലിക് ചെയ്യുക
സെലക്ട് ചെയ്ത സെല്ലുകള് ഒന്നായി മെര്ജ്ഡ് ആയി എന്നും ഉള്ളടക്കം അതേ മെര്ജ്ഡ് സെല്ലില് ഉണ്ട് എന്നും നിങ്ങള് കാണുന്നു
ഇപ്പോള് CTRLZ ഒരുമിച്ച് പ്രെസ്സ് ചെയ്ത് ക്ലിക്കിംഗിലൂടെ നമ്മള് നടത്തിയ മെര്ജിംഗ് നമുക്ക് ആണ്ഡു ചെയ്യാം അടുത്തതായി ഒരു സെല്ലിനുള്ളില് ഒതുക്കുന്നതിനായി എങ്ങനെയാണ് ടെക്സ്റ്റ് ഷ്രിങ്ക് ചെയ്യുക എന്ന് നമ്മള് പഠിക്കും ഒരു സെല്ലിലുള്ള ഡേറ്റയുടെ ഫോണ്ട് സൈസ് സെല്ലില് ഒത്തുങ്ങുംവിധം ഓട്ടോമാറ്റിക് ആയി അഡ്ജസ്റ്റ് ചെയ്യുവാന് കഴിയും
ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കാം ബ്14 റഫര് ചെയ്യുന്ന സെല്ലില് നമുക്ക് ദിസ് ഈസ് ഫോര് ദി മന്ത് ഓഫ് ജനുവരി എന്ന് ടൈപ് ചെയ്യാംgt ടെക്സ്റ്റ് സെല്ലില് ഒതുങ്ങുന്നില്ല എന്ന് നിങ്ങള് കാണുന്നു
ടെക്സ്റ്റ് ഒതുങ്ങും വിധം ഷ്രിങ്ക് ചെയ്യുന്നതിനായി ആദ്യം ബ്14 റഫര് ചെയ്യുന്ന സെല്ലില് ക്ലിക് ചെയ്യുക
ഇനി മെനു ബാറിലെ ഫോര്മാറ്റ് ഓപ്ഷനില് ക്ലിക് ചെയ്യുക പിന്നീട് സെല്സ് ല് ക്ലിക് ചെയ്യുക
ഇതിന് പകരമായി സെല്ലില് റൈറ്റ് ക്ലിക് ചെയ്യുക പിന്നീട് ഫോര്മാറ്റ് സെല്സ്ല് ക്ലിക് ചെയ്യുക
ഫോര്മാറ്റ് സെല്സ് ഡയലോഗ് ബോക്സ് വന്നതായി നിങ്ങള് കാണുന്നു
ഡയലോഗ് ബോക്സിലെ അലൈന്മെന്റ് ടാബില് ക്ലിക് ചെഊക
ഡയലോഗ് ബോക്സിന്റെ അടിഭാഗത്ത് ഉള്ള ഷ്രിങ്ക് ടു ഫിത് സെല് സൈസ് ചെക് ബോക്സില് ക്ലിക് ചെയ്യുക പിന്നീട് ഓകെ ബട്ടണില് ക്ലിക് ചെയ്യുക
ബ്14 സൂചിപ്പിക്കുന്ന സെല്ലിലെ ടെക്സ്റ്റ് സെല്ലില് ഒതുങ്ങും വിധം ഫോണ്ട് സൈസ് കുറഞ്ഞ് സ്വയംഅഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി മുഴുവന് ടെക്സ്റ്റും ഷ്രിങ്ക് ചെയ്തതായി നിങ്ങള്ക്ക് കാണാം
നമുക്ക് മാറ്റങ്ങള് ആണ്ഡു ചെയ്യാം
ഇത് നമ്മെ ലിബ്രെഓഫീസ് കാല്ക്കിനെ കുറിച്ചുള്ള സ്പോക്കണ് ട്യൂട്ടോറിയലിന്റെ അന്ത്യത്തിലെത്തിക്കുന്നു
ചുരുക്കത്തില് നമ്മള് പഠിച്ചത് കാല്ക്കിലെ ഫോര്മാറ്റിംഗ് ബോര്ഡേര്സ് ആംപ് ബാക് ഗ്രൌണ്ഡ് കളേര്സ് ഓട്ടോമാറ്റിക് വ്രാപ്പിംഗ് ഉപയോഗിച്ച് ടെക്ടിലെ മള്ട്ടിപ്പില് ലൈന്സ് ഫോര്മാറ്റിംഗ് മെര്ജിംഗ് സെല്സ്
ടെക്സ്റ്റ് സെല്ലില് ഫിറ്റ് ആകുന്നതിനുള്ള ഷ്രിന്കിംഗ് ടെക്സ്റ്റ് കോംപ്രിഹെന്സീവ് അസ്സൈന്മെന്റ് ഓപ്പണ് സ്പ്രെഡ്ഷീറ്റ് പ്രാക്ടീസ്ods ഷീറ്റ് തുറക്കുക
എല്ലാ ഹെഡിംഗ്സും സെലക്ട് ചെയ്യുക ഹെഡിംഗ്സിന് ബ്ലൂ ബാക്ഗ്രൌന്ഡ് കളര് നല്കുക
ഓട്ടോമാറ്റിക് വ്രാപ്പിംഗ് ഉപയോഗിച്ച് ദിസ് ഈസ് എ ഡിപ്പാര്ട്ട്മന്റ് സ്പ്രെഡ്ഷീറ്റ്എന്ന ടെക്സ്റ്റ് ടൈപ് ചെയ്യുക
സെല്ലില് ഒതുങ്ങും വിധം ഈ ടെക്സ്റ്റ് ഷ്രിങ്ക് ചെയ്യുക
താഴെയുള്ള ലിങ്കില് ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കണ് ട്യൂട്ടോറിയല് പ്രോജക്ട് സമ്മറൈസ് ചെയ്യുന്നു
നിങ്ങള്ക്ക് നല്ല ബാന്ഡ് വിഡ്ത്ത് ഇല്ലെങ്കില് നിങ്ങള്ക്ക് അത് ഡൌണ്ലോഡ് ചെയ്ത് കാണാം
സ്പോക്കണ് ട്യൂട്ടോറിയല് പ്രോജക്ട് ടീം സ്പോക്കണ് ട്യൂട്ടോറിയല്സ് ഉപയോഗിച്ച് വര്ക്ക് ഷോപ്സ് നടത്തുന്നു
ഓണ്ലൈന് ടെസ്റ്റ് പാസാകുന്നവര്ക്ക് സര്ട്ടിഫിക്കറ്റുകള് നല്കുന്നു കൂടുതല് വിവരങ്ങള്ക്ക് ദയവായി എഴുതുക contactspoken tutorialorg സ്പോക്കണ് ട്യൂട്ടോറിയല് പ്രോജക്റ്റ് ടാക്ക് ടു എ ടീച്ചര് പ്രോജക്ടിന്റെ ഭാഗമാണ് ഇതിനെ പിന്തുണക്കുന്നത് നാഷണല് മിഷന് ഓണ് എഡ്യൂക്കേഷന് ത്രൂ ഐസിടി മെഹർദ് ഗവണ്മെന്റ് ഓഫ് ഇന്ഡ്യ ഈ മിഷനെ കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള് സ്പോക്കണ് ഹൈഫന് ട്യൂട്ടോറിയല് ഡോട്ട് ഓർഗ് സ്ലാഷ് ന്മെയ്ക്ട് ഹൈഫൻ ഇൻട്രോ യില് ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ ഐറ്റ് ബോംബേ
ഞങ്ങളോടൊപ്പം ചേര്ന്നതിന് നന്ദി